ഒരു കല്യാണ സദസ്സാണ് നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്.

ഏതോ ഒരു മത വിഭാഗത്തിന്റെ ആചാര പരുപാടിയാണ് നമുക്ക് കാണാൻ--

ഇത് അമ്യൂസിമെൻ പാർക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.

ഒരു സ്കൂൾ ആഘോഷ പരിപാടിയുടെ വേദിയാണ് കാണുന്നത്.

ചുമന്ന കർട്ടൻ ഇട്ട വേദിയാണ് സൈഡ് ഇലായി മഞ്ഞ മഞ്ഞയും വെള്ളയും നിറത്തിലുള്ള ഭിത്തികൾ കാണാം.

നിരവധിയായ ജനലുകളും കത കതവുകളും അതിൽ കാണാം.

ഒരുപാട് കുട്ടവഞ്ചികളും വഞ്ചികളും അവിടെ കിട അവിടിവിടായി കിടക്കുന്നത് കാണാം.

അവിടെ രണ്ട് കുട്ടികൾ മുകളിലായി ഇരിക്കുന്നത് കാണാം.

ഒരു അമ്യൂസ്മെൻ്റ് പാർക്കാണ് നമക്ക് മുന്നിൽ കാണാൻ കഴിയണ്ത്.

പുറകിൽ മതിലും അതിനു പുറകിലായ ഒരു ഗ്രൗണ്ടും അവിടെ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതായും കാണാം.

അവടെ തൂക്കിയിട്ടിരിക്കുന്ന അവശ്യസാധനങ്ങൾ കാണാൻ കഴിയും.

ഓരോന്നും അവയുടെ കൂട്ടം അനുസരിച്ച് യഥാക്രമം അടുക്കി വെച്ചിരിക്കുന്നത് കാണാം.

മഞ്ഞ നിറത്തോട് കൂടിയ ഒരുപാട് കെട്ടിടങ്ങൾ കാണാൻ സാധിക്കുന്നു.

തമിഴ്നാട്ടിലുള്ള ഒരു ആഘോഷ പരിപാടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.

ചുവന്ന നിറത്തിലുള്ള ഒരു പൂവാണ് ചിത്രത്തിൽ കാണുന്നത്.

അതിൻ്റെ പൊറകിലായി ഒരു കമ്പി സ്ഥാപിച്ചിരിക്കുന്നത് കാണാം.

പാ പുഴയ്ക്ക് കുറുകെ ഒരു പാലവും കാണാം.

ഒരു ടവർ നിൽക്കുന്നതായി കാണാം നിരവധിയായ മരങ്ങൾ കാണാം.

അതിൽ റാക്കുകളിലായി അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് കാണാൻ കഴിയും.

ഇവിടെ ആറോളം തൊഴിലാളികളുണ്ട് അവർ കോൺക്രീറ്റ് മിക്സ് ചെയ്യുകയും കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു.